Javaയിലെ തിസ് കീവേർഡ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് തിസ് keywordന്റെ ഉപയോഗം
fieldsനോടൊപ്പം തിസ് കീവേർഡ് ഉപയോഗിക്കുന്നത്
Constructorsനെ ബന്ധിപ്പിക്കുന്നതിനായി തിസ് കീവേർഡ് ഉപയോഗിക്കുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി എക്ലിപ്സ് ഉപയോഗിച്ച് javaയിൽ കൺസ്ട്രക്ടർ സൃഷ്ടിക്കുവാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇപ്പോൾ തിസ് keywordന്റെ ഉപയോഗം നോക്കാം
constructorനുള്ളിൽ നിലവിലുള്ള objectലേക്കുള്ള റെഫറൻസ് ആണ് തിസ്
constructorനുള്ളിൽ objectന്റെ ഏത് അംഗത്തെ റെഫർ ചെയ്യുന്നതിനും തിസ് ഉപയോഗിക്കാവുന്നതാണ്
ഇപ്പോൾ fieldsനൊപ്പം തിസ് keywordന്റെ ഉപയോഗം പരിശോധിക്കാം
തിസ് കീവേർഡ് പേരുകളുടെ ആശയ കുഴപ്പം ഒഴിവാക്കാൻ സഹായിക്കുന്നു
അതിനൊരു ഉദാഹരണം നോക്കാം
അതിനായി എക്ലിപ്സ് തുറക്കുക
ഇതിന് മുൻപുള്ള ട്യൂട്ടോറിയലിൽ സൃഷ്ടിച്ച സ്റ്റുഡെന്റ് ക്ലാസ് തുറക്കുക
ഡിഫോൾട്ട് കൺസ്ട്രക്ടർ കമന്റ് ചെയ്യുക
ഒരു പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ കമന്റ് ചെയ്യുക
രണ്ട് ഒബ്ജക്റ്റ്സ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള കോഡും കമന്റ് ചെയ്യുക

പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ നോക്കുക
the roll number the name എന്നിവയാണ് constructorലേക്ക് പാസ് ചെയ്യുന്ന ആർഗുമെന്റ്സ്
roll numberഉം nameഉം ഇൻസ്റ്റൻസ് വേരിയബിളുകൾ ആണ്
ഇപ്പോൾ argumentsനേയും roll numberഉം nameഉം ആക്കി മാറ്റുന്നു
constructorനുള്ളിൽ roll number ഇക്വൽ ടോ roll number നാമെ ഇക്വൽ ടോ നാമെ
Ctrl Sഉം Ctrl F11ഉം പ്രസ് ചെയ്ത് ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ ലഭിക്കുന്നു I എഎം a പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ നുൾ കോഡിലേക്ക് തിരികെ വരാം
കോഡിൽ രണ്ട് വാർണിങ്സ് കാണാം
വാർണിങ് ചിഹ്നത്തിന് മുകളിൽ മൌസ് വയ്ക്കുക
തെ അസൈൻമെന്റ് ടോ തെ വേരിയബിൾ roll number ഹാസ് നോ ഇഫക്ട് തെ അസൈൻമെന്റ് ടോ തെ വേരിയബിൾ നാമെ ഹാസ് നോ ഇഫക്ട് എന്നിങ്ങനെ കാണുന്നു
ഇതെന്തന്നാൽ constructorനുള്ളിൽ roll numberഉം nameഉം ലോക്കൽ വേരിയബിളുകളാണ്
ഒരു ബ്ലോക്കിലോ methodലോ മാത്രം ആക്സസ് ചെയ്യാവുന്ന വേരിയബിളുകളാണ് ലോക്കൽ വേരിയബിളുകൾ
ഇവിടെ roll numberഉം nameഉം 11ഉം Rajuഉം ആയി ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്നു
എന്തെന്നാൽ 11ഉം Rajuഉം ആണ് constructorലേക്ക് പാസ് ചെയ്ത മൂല്യങ്ങൾ
പക്ഷേ ഒരിക്കൽ constructorന് പുറത്ത് വന്നാൽ അവ ആക്സസിബിൾ അല്ല
ഇപ്പോൾ നമുക്ക് അറിയാവുന്ന roll numberഉം nameഉം ഇൻസ്റ്റൻസ് വേരിയബിളുകളാണ്
അവ ഒബ്ജക്ട് സൃഷ്ടിച്ചപ്പോൾ തന്നെ 0യും nullഉം ആയി ഇനിഷ്യലൈസ് ചെയ്യപ്പെട്ടു
അതിനാൽ ഔട്ട്പുട്ടിൽ 0യും nullഉം കിട്ടി
ഇപ്പോൾ constructorനുള്ളിൽ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താം
ടൈപ്പ് ചെയ്യുക തിസ് ഡോട്ട് roll number ഇക്വൽ ടോ roll number
തിസ് ഡോട്ട് നാമെ ഇക്വൽ ടോ നാമെ
ഇപ്പോൾ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യാം
ctrl S എന്നിട്ട് ctrl ഫ്11 പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു
I എഎം പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ രാജു എന്തെന്നാൽ തിസ് ഡോട്ട് roll numberഉം തിസ് ഡോട്ട് nameഉം ഇൻസ്റ്റൻസ് വേരിയബിൾ ആയ roll numberനേയും nameനേയും റെഫർ ചെയ്യുന്നു
ഇവിടുത്തെ roll numberഉം nameഉം methodലേക്ക് പാസ് ചെയ്ത ആർഗുമെന്റ്സ് ആണ്
ലോക്കൽ ഇൻസ്റ്റൻസ് വേരിയബിളുകൾ തമ്മിലുള്ള ആശയ കുഴപ്പം ഒഴിവാക്കാനായി തിസ് കീവേർഡ് ഉപയോഗിക്കുന്നു
constructorsനെ ബന്ധിപ്പിക്കുന്നതിനായി തിസ് കീവേർഡ് ഉപയോഗിക്കുന്നതെങ്ങനെ എന്ന് നോക്കാം
ഒരു constructorനുള്ളിൽ മറ്റൊരു കൺസ്ട്രക്ടർ കാൾ ചെയ്യാനായി തിസ് കീവേർഡ് ഉപയോഗിക്കാം
ഈ കൺസ്ട്രക്ടർസ് ഒരേ ക്ലാസ്സിൽ ആയിരിക്കണം
ഇതിനെ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രക്ടർ ഇൻവോക്കേഷൻ എന്ന് വിളിക്കുന്നു
നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള സ്റ്റുഡെന്റ് ക്ലാസ്സിലേക്ക് തിരികെ വരാം
കമന്റുകൾ നീക്കം ചെയ്യുക

ആദ്യത്തെ രണ്ട് constructorsൽ ഇൻസ്റ്റൻസ് വേരിയബിളുകൾക്ക് അവയുടെ മൂല്യങ്ങൾ അസൈൻ ചെയ്യുന്ന ഭാഗം കമന്റ് ചെയ്യുക

രണ്ടാമത്തേയും മൂന്നാമത്തെയും objectകൾ സൃഷ്ടിക്കുന്ന ഭാഗവും കമന്റ് ചെയ്യുക

ആദ്യം പാരാമീറ്റർസ് ഇല്ലാത്ത constructorലേക്ക് വരാം
കർലി ബ്രാക്കറ്റിന് ശേഷം ടൈപ്പ് ചെയ്യുക തിസ് ബ്രാക്കറ്റിനുള്ളിൽ 11 സെമിക്കോളൻ
രണ്ടാമത്തെ constructorനുള്ളിൽ ടൈപ്പ് ചെയ്യുക തിസ് ബ്രാക്കറ്റിനുള്ളിൽ 11 കോമ്മ ഡബിൾ quotesൽ രാജു സെമിക്കോളൻ
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യാം
CtrlS Ctrl ഫ്11 പ്രസ് ചെയ്യുക
ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു I എഎം a പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ I എഎം a കൺസ്ട്രക്ടർ വിത്ത് a സിംഗിൾ പാരാമീറ്റർ I എഎം ഡിഫോൾട്ട് കൺസ്ട്രക്ടർ രാജു ഇപ്പോൾ ഔട്ട്പുട്ട് വിശദമാക്കാം
ഒബ്ജക്ട് സൃഷ്ടിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്ടർ കാൾ ചെയ്യപ്പെടുന്നു
ഇവിടുത്തെ കൺസ്ട്രക്ടർ ആർഗുമെന്റ് ഇല്ലാത്ത കൺസ്ട്രക്ടർ ആണ്
constructorന്റെ ആദ്യത്തെ വരിയിൽ കണ്ട്രോൾ വരുന്നു
ഇത് തിസ് ബ്രാക്കറ്റിനുള്ളിൽ 11 എന്ന സ്റ്റേറ്റ്മെന്റ് കാണുന്നു
അതിനാൽ ഒറ്റ ഇന്റിജർ argumentനെ സ്വീകരിക്കുന്ന constructorനെ കാൾ ചെയ്യുന്നു
എന്നിട്ട് കണ്ട്രോൾ തിസ് ബ്രാക്കറ്റിനുള്ളിൽ 11 കോമ്മ Rajuലേക്ക് വരുന്നു
അതിനാൽ ഒരു integerഉം ഒരു Stringഉം ആർഗുമെന്റ് ആയി സ്വീകരിക്കുന്ന constructorനെ കാൾ ചെയ്യുന്നു
അങ്ങനെ ഈ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുകയും ഔട്ട്പുട്ട് I എഎം പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്ന് കിട്ടുകയും ചെയ്യുന്നു
ഇപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിളുകൾ നമ്മൾ പാസ് ചെയ്തതനുസരിച്ച് 11ഉം Rajuഉം ആയി ഇനിഷ്യലൈസ് ചെയ്യപ്പെടുന്നു
ഇപ്പോൾ കണ്ട്രോൾ കൺസ്ട്രക്ടർ കാൾ ചെയ്യുന്നതിലേക്ക് പോകുന്നു
അതിനാൽ രണ്ടാമത്തെ കൺസ്ട്രക്ടർ എക്സിക്യൂട്ട് ചെയ്യുന്നു
ഔട്ട്പുട്ട് I എഎം കൺസ്ട്രക്ടർ വിത്ത് a സിംഗിൾ പാരാമീറ്റർ എന്ന് കിട്ടുന്നു
എന്നിട്ട് കണ്ട്രോൾ ആദ്യത്തെ constructorലേക്ക് പോയി അത് എക്സിക്യൂട്ട് ചെയ്യുന്നു
അതിനാൽ ഔട്ട്പുട്ട് I എഎം a ഡിഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് കിട്ടുന്നു
എന്നിട്ട് സ്റ്റുഡെന്റ്ഡേറ്റൈൽ മെത്തോട് എക്സിക്യൂട്ട് ചെയ്യുന്നു
അതിനാൽ 11ഉം Rajuഉം കിട്ടുന്നു
ചെറിയ ചില മാറ്റങ്ങൾ വരുത്താം
constructorന്റെ അവസാനം തിസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം
ഒരു കംപൈലർ എറർ കാണുന്നു
മൌസ് എറർ ചിഹ്നത്തിന് മുകളിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു കൺസ്ട്രക്ടർ കോൾ മസ്റ്റ് ബെ തെ ഫർസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ തെ കൺസ്ട്രക്ടർ
അതായത് ഇത് constructorന്റെ ആദ്യത്തെ വരിയിൽ തന്നെ ആയിരിക്കണം
ഇതിനെ constructorന്റെ ആദ്യത്തെ വരിയിൽ ആക്കുക
ഇപ്പോൾ എറർ തിരുത്തപ്പെട്ടതായി കാണാം
ഇവിടെ പഠിച്ചത് Fieldsനോടൊപ്പം തിസ് കീവേർഡ് ഉപയോഗിക്കുന്നത്
constructorsനെ ബന്ധിപ്പിക്കുന്നതിനായി തിസ് കീവേർഡ് ഉപയോഗിക്കുന്നത്
constructorൽ തിസ് കീവേർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്
അസൈൻമെന്റ് നേരത്തേ സൃഷ്ടിച്ചിട്ടുള്ള എംപ്ലോയി classൽ രണ്ട് പാരാമീറ്റർസ് ഉള്ള ഒരു കൺസ്ട്രക്ടർ സൃഷ്ടിക്കുക
ഇൻസ്റ്റൻസ് വേരിയബിളുകൾ ഇനിഷ്യലൈസ് ചെയ്യാൻ തിസ് കീവേർഡ് ഉപയോഗിക്കുക
ഒരു parameterഉം പാരാമീറ്റർ ഇല്ലാത്തതും ആയ constructorഉം സൃഷ്ടിക്കുക
ഈ ട്യൂട്ടോറിയലിൽ ചെയ്തത് പോലെ constructorsനെ തിസ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്